ആടി ഇവിടെ മഴ എപ്പഴാണ് വെയില് എപ്പഴാന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലാ. ആഹ് ഇന്നലെ ഇന്നലെ നല്ല മഴയായിരുന്നില്ലേ? ആഹ് ഇന്നിപ്പോ വെയിലിണ്ട്.

ആഹ് ഇത് വെയിലും വെയിലുണ്ട് ചെറിയൊരു മഴക്കാറ് മോഴക്കോളൊക്കെ ഉണ്ട്. ആഹ് എന്ത് എപ്പോ വരുംന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇതെന്തായാലും അങ്ങനിങ്ങനെ അഹ്‌ന്ന് നേരത്തെ കണ്ടല്ലോ? നമുക്കാണെങ്കി കൃത്യായിട്ട് അറിയാം. ഇത് മഴക്കാലത്തെ അത് കഴിഞ്ഞ വേനൽക്കാലം അങ്ങനെ പറയാർന്നു. ഇതിപ്പോന്ന് പറഞ്ഞ ഇപ്പൊ ജൂലൈ ഇപ്പൊ മഴക്കാല സമയാണ് എന്നാലും നല്ല വെയിലായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ചെലപ്പോ ആഹ് ഡിസംബറ് അല്ലെങ്കി അങ്ങനത്തെ മാസങ്ങളൊക്കെ വരുമ്പഴായിരിക്കും നല്ലാ എന്താ പറയാ മഴ വരാൻ പോണത്. ആഹ് അങ്ങനെ എല്ലാം മൊത്തത്തില് എന്താ പറയാ തകിടം മറിഞ്ഞു. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലായി.

അതെ അതെ കാലം തെറ്റിയിട്ട എല്ലാം വരുന്നത്. ഇപ്പോം ആഹ് വെയിലായിരിക്കുമ്പഴത്തേക്കും ചെലപ്പോ രാത്രിയൊക്കെ ഭയങ്കര മഴ വരുന്നു. കാരണം നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതാണ്. അതെ പോലെയാണ് ആഹ് എല്ലാം നമ്മള് മനുഷ്യര് ചെയ്യുന്ന ഓരോ ഇതിന്റെ ദോഷ പലങ്ങളായിട്ടായിരിക്കും കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നല്ലാതെ ഇപ്പോഴാണെങ്കി ഇപ്പൊ നമ്മള് കാണിണതല്ലേ? പണ്ടൊക്കെ നമുക്കാണെങ്കി അറിയാം ഒരുപാട് പറമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ധാരാളം മരങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ. ആഹ് അതെ. ഇപ്പൊ എല്ലാംന്ന് പറഞ്ഞാ എന്താ അടുപ്പിച്ചടുപ്പിച്ചു വീടുകളായി. ഇപ്പൊ അന്നേരം മരങ്ങളും കാര്യങ്ങളൊന്നുല്ല.ഇനിയിപ്പോ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി

കാടുകള് വനങ്ങളൊക്കെ ആയിട്ട്ണ്ട്. എന്നാ അത് അത് പോലും മനുഷ്യന്മാര് അത് മൊത്തം വെട്ടി നികത്തി ഓരോന്ന് ചെയ്തോണ്ടിരിക്കാ. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് വന്നു ഇപ്പൊ അങ്ങനെ നമ്മള് പഠിച്ചിട്ടില്ലേ? പണ്ട് ആഹ് മ എന്താ പറയാ? നീരാവി ആയിട്ട്

നമ്മടെ ആഹ് അതെ അതെ ജലസ്രോതസ്സ്കള് ആണ് വെള്ളം പോയിട്ട് പിന്നെ മേഘങ്ങളില് പോയി കൂട്ടി മുട്ടിയിട്ടാണ് മഴയുണ്ടാവുന്നത്. ഹം. പറയാണെങ്കി. ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് ജലസ്രോതസ്സുകൾന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. കുറേ വറ്റിയതല്ലേ. ഹം ഇപ്പൊ വരൾച്ചാന്നൊക്കെ പറഞ്ഞ അങ്ങേ അറ്റത്തെ വരച്ചയാണ്.

എന്നാ മഴക്കലാണെങ്കിലോ മഴക്കാല്ലെന്നു പറയുമ്പോ തന്നെ പ്രളയത്തിന് സൂചകായി. അതെ. നമ്മള് രണ്ടായിരത്തി പതിനെട്ടിലെ ഒക്കെ പ്രളയം കണ്ടതാണ്. നമ്മള് ആഹ് എന്റെയൊരു ഞാൻ ജനിച്ചു വളർന്ന ഇത്രയും നാളിനിടയില് ആദ്യമായിട്ട് ഇത്രയും വലിയ്യൊരു പ്രളയം കാണുന്നത് ആ സമയത്താണ്. .

ആഹ് അതെ അതെ. ആ സമയത്ത് എന്റെ വീട്ടില് അച്ഛനൊക്കെ പറയായിരുന്നു അവര്ക്ക് അവരുടെ കാലത്ത് ഒരുപാട് നാള് നീണ്ടു നിന്നാലും വെള്ളക്കെട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ സൈഡും കടലിലോട്ട് പോവും കറക്റ്റായിട്ട്. എല്ലാം കറക്ട് ആയിട്ട്. ഇപ്പൊ നമ്മുടെ ആഹ് ഇപ്പൊ എല്ലാവരും ഈ ചെറിയ ചെറിയ തോടുകളായാലും പുഴകളായാലും നികത്തി അവിടെ ഓരോ ഓ വീടായാലും എന്തെങ്കിലൊക്കെ കെട്ടിപൊക്കിരിക്കാ. അത് കാരണം ജലത്തിനു പൂവ്വാനുള്ള

അതെ നേരത്തെ നമ്മള് പണ്ട് ബോംബയില് ഉത്തരാഘണ്ട് അവിടെയൊക്കെ പിന്നേം എപ്പഴെപ്പഴും കേൾക്കാറുണ്ട്ല്ലേ? ആഹ്. നമ്മടെ കേരളത്തിലാ അതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് കണ്ടിട്ടുള്ളതില് വെചിട്ടുള്ള ഏറ്റവും വലിയ പ്രളയം വന്നത് രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടത്താണ്.

സത്യം ചെറിയ ഒരു മഴ വരുമ്പോ തന്നെ എല്ലാവർക്കും പേടിയാ വീട്ടില് വീട്ടീന്ന് മാറണം. പുഴയുടെ ഒക്കെ സൈഡില് അരികിലൊക്കെ താമസിക്കുന്ന ആൾകാരാണെങ്കില് അവര് പേടിച്ചായിരിക്കും ആ ഒരു രാത്രിയൊക്ക ആണെങ്കി ഉറങ്ങുന്നത് തന്നെ. രാവിലെയാവുമ്പോ എന്തായിരിക്കും അവസ്ഥാന്ന് പോലും അവർക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആർക്കും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ പ്രകൃതി ഇപ്പൊ. അതെ. ഇനിയിപ്പോ പ്രളയം ബാധിക്കാത്ത ഇടങ്ങളിലാണെങ്കി ചെലപ്പോ ഉരുൾ പൊട്ടലായിരിക്കും അല്ലെങ്കി വരൾച്ചയായിരിക്കും. സത്യം. നമ്മള് മൂന്നാർ ഭാഗത്തേക്കൊക്കെ പോയാൽ അതൊക്കെ ഇച്ചിരി ആഹ് പൊക്കം കൂടിയ സ്ഥലത്താണല്ലോ നിക്കുന്നേ? ഹം അപ്പൊ അവിടെ പ്രളയം അല്ലാ വരുന്നേ. അവിടെ ഇപ്പം മഴാന്നു പറയുമ്പൊ

ഒപ്പം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ ഉരുളപൊട്ടലൊക്കെ. പക്ഷെ ഞാൻ പറയാണെങ്കിൽ ഇപ്പൊ കൂടുതലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രകൃതി ദുരന്തങ്ങള് ക്രമാതീതായിട്ട് ഭയങ്കര കൂടിയിട്ടുണ്ട്. ഇപ്പൊ ആഹ് ഉരുൾപൊട്ടാലെന്നു പറഞ്ഞ സംഭവങ്ങളൊക്ക നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആകാതം കൂടി വരാ. ഒരുപാട് പേര്

മരിക്കുന്നുണ്ട്. ആഹ് കഴിഞ്ഞ ആഹ് എന്താ പറയാ അടുത്തന്നെ ഉണ്ടായൊരു സംഭവം നമ്മള് കണ്ടതല്ലേ? ആഹ് ഒരുപാട് സംഭവങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായികൊണ്ടിരിക്കാണ്. മനുഷ്യൻ തന്നെ പ്രകൃതിനെ ഏല്പിക്കുന്ന കുറേ അത് പ്രകൃതി തിരിച്ച് നൽകി കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നുള്ളത് കാണുമ്പോ.

ഇപ്പൊ ആഹ് ഇതും ഇതും മാറ്റാനായിട്ട് നമ്മള് തന്നെ ആഹ് ഇതാക്കണം. നമ്മള് തന്നെ അത് മനസ്സിലാക്കി ഇപ്പൊ ജലത്തിനായാലും വായുവിനായാലും അതിന്റെതായ പ്രാധാന്യം കൊടുത്ത് പ്രകൃതിനെ നമ്മുടെ ഒപ്പം തന്നെ കൊണ്ട് പോണം. അല്ലെങ്കില്

ഇത് കൂട് കൂടി വരികയൊള്ളു അടുത്ത് തലമുറയില് വരുംതോറും. അതെ ഈ ജലോം വായും എല്ലാം മലീനാക്കീന്റെ ആണ് നമുക്കിപ്പോ പുതിയ പുതിയ അസുഖങ്ങള് വരുന്ന പോലും. ഇപ്പൊ പണ്ടൊക്കെയാണെങ്കി സൂര്യ താപം ഏൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അതൊരു അതും ഒരു സ്ഥിര സംഭവല്ലേ? സൂര്യ താപം ഏൽക്കാ. എന്ത്കൊണ്ടാണ് സൂര്യ രശ്മിയോള് നമ്മളെ

ആഹ് നമ്മളെ എന്താ പറയാ സുരക്ഷിതമാക്കുന്ന പാളിയില് പോലും വിള്ളല്കള് ഉണ്ടായി. എന്തുകൊണ്ടാ? നമ്മള് നമ്മളെ നിത്യ ജീവിതത്തില് ഉപയോഗിക്കുന്ന പല വസ്തുക്കളിൽ നിന്നും ഉണ്ടാവുന്ന വാദകങ്ങളോണ്ടൊക്കെ. അപ്പൊ അത് നമ്മള് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കുറെയൊക്കെ. വേറാളെ പഴി ചാരൻ പറ്റില്ല.

അപ്പൊ നമുക്ക് തന്നെ ശ്രദ്ധിക്കണം ഇനി